Team നു എല്ലാം എന്നെപ്പറ്റി അങ്ങനെ Team ൽ നിന്നും എനിക്ക് ആദ്യമായി ഒരു Trophy Man of the match എന്നുള്ളതിനുള്ള Trophy ആദ്യമായി എനിക്ക് കിട്ടുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന ആ ഒരു Cricket tournament ൽ പോയപ്പോഴാണ് കാരണം ഞാൻ ഇതിനു മുന്നേ പോ ഇതിനു മുന്നേയുള്ള മുന്നേ Cricket tournament കളിലെല്ലാം പോയിരുന്നു എന്നിരുന്നാലും എനിക്ക് അവിടെ സങ്കടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം കാരണം അവിടെയൊക്കെ എന്നെ സങ്കടപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഞാൻ അവിടെ ഒന്നും തോൽക്കാൻ ഒരിക്കലും തന്നെ നിർബന്ധിതനായിരുന്നില്ല അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ തിരുവനന്തപുരം Cricket tournament ൽ നല്ല Perfomance കാഴ്ചവയ്ക്കുകയും അതിലെല്ലാം വളരെ തന്നെ മികച്ച Perfomance ആയി Performer ആയി Select ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കൊച്ചി tournament വരികയാണ് അവിടെ അവിടെയും അവിടെ first കളികളിൽ എല്ലാം വളരെ മോശം പ്രകടനത്തെ തുടർന്ന് team ൻ്റെ bench ലിരിക്കേണ്ടി വരികയാണ് ചെയ്തത് എന്നാൽ പോലു last match വളരെയധികം മനോഹരമായി കളിക്കാൻ പറ്റുകയും നന്നായിത്തന്നെ Perfomance ചെയ്യാൻ സാധിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ

നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നമുക്കും ഇതുപോലെയുള്ള കളികൾ കളിക്കണം ഇതുപോലെയൊക്കെ ആവണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു സമയമായിരുന്നു അങ്ങനെയാവട്ടെ അങ്ങനെ രണ്ടായിരത്തി ആ ഒരു കാലഘട്ടം രണ്ടായിരം രണ്ടായിരത്തി ഏഴു ആ കാലഘട്ടത്തിൽ Visualize Visualize ചെയ്ത ആ കളികൾ എല്ലാം നമ്മൾ പിന്നീട് അവിടെ നടന്നത് നമ്മൾ കളിക്കുന്നത് ആയിരുന്നു കാരണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളെയാണ് ആഗ്രഹങ്ങൾ മനുഷ്യനു ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെയും എത്താം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അതുപോലെതന്നെ ഓരോരുത്തരുടെയും അനുഭവം നമുക്ക് ഒരു motivation ആയി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോറ്റു എന്ന് തോന്നിയാൽ യുവരാജ് സിംഗ് എന്ന പറയപ്പെടുന്ന Cricket കളിക്കാരനെ നിങ്ങൾ ഒന്ന് എടുത്ത് ഓർത്തു നോക്കുക

ഇന്ത്യ പോലുള്ള country കളിൽ ഏറ്റവും കൂടുതൽ cricket കളിക്കാരും ഉണ്ടാവുകയും നല്ല ഭാവി തലമുറ സൃഷ്ടിക്കുകയും ഇനിയും വരുന്ന തലമുറകൾക്ക് ഏറ്റവും നല്ല കളിക്കാർ ഉണ്ടാവുകയും ഉണ്ടാവുകയും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു അതുതന്നെയാണ് എനിക്ക് ഇന്ന് ഇതിലൂടെ എനിക്ക് പറയാനുണ്ടായിട്ടുള്ളത് എൻ്റെ Cricket കാരണം ഇത്രയേ ഉള്ളു എനിക്കിതിൽ പറയാനുള്ളത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം Corona virus നെപ്പറ്റിയാണ്. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് നേരിടേണ്ടി വന്ന ഒരു ഏറ്റവും വലിയ മാരകമേറിയ രോഗമാണ് Corona virus. Covid നയൻറ്റീൻ ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ചൈനയിലാണ് ആദ്യമായി ചൈന~ചൈനയിലാണ് Covid നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടത് ഇന്ത്യയിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കുമായി കേരളത്തിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിദേശത്തുപോയവർ ആഹ് വഴി നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ Covid നയൻറ്റീൻ പടരുകയുണ്ടായി.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 വളരെ കാലങ്ങൾക്കു ശേഷമാണ് ഇതുപോലെയുള്ള ഒരു Virus സ്ഥിരീകരിച്ചിട്ടുള്ളത്. രണ്ടായിരത്തിപ്പത്തൊൻപതിലാണ് ആദ്യമായി ഇത് സ്ഥിരീകരിച്ചത്. മാത്രമല്ല ഈ Corona virus മൂലം നമുക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെയെന്നു വച്ചാൽ, ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത്, മനുഷ്യരുടെ ജീവൻ. ഒരുപാട് മനുഷ്യരുടെ ജീവനൊടുക്കി, ഒടുക്കിയൊരു മാരകമായ രോഗമായിരുന്നു Corona virus.

മാസ്ക് ധരിച്ചു പുറത്തു പോവുക ഇതിനു മുൻപ് നമ്മൾ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു തരം രീതി ആയിരുന്നു. corona virus മൂലം നമ്മുടെ മുഖം, മുഖവും മൂക്കും ഒക്കെ കെട്ടി വായും ഒക്കെ പൊത്തി മാത്രമേ പുറത്തു ഇറങ്ങാൻ പ~പറ്റാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മാത്രവുമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചത് മൂലം കുട്ടികളുടെ പഠനത്തിന് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായി. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഓൺലൈൻ ക്ലാസ് നമ്മൾ സാധാരണ കുട്ടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോയി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 അങ്ങനെ ഒരു പുതിയ രീതി, മാസ്കിന്റെ കാര്യം പറഞ്ഞപോലെതന്നെ ഓൺലൈൻ ക്ലാസ്, കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ടീച്ചേഴ്‌സിന് ടീച്ചേഴ്സും കുട്ടികളുമായി പരസ്പരം ബന്ധപ്പെടാതെ മുഖാമുഖം കാണാതെ ഒരു ഓൺലൈൻ ക്ലാസ്. ഇവിടെ പല കുട്ടികളുടെയും പഠനത്തിന് തന്നെ നല്ലവണ്ണം ബാധിച്ചിരുന്നു. ഇങ്ങിനെ, ഇത് മാത്രമല്ല നമ്മുടെ വീടുകളിൽ തന്നെ ഇരിക്കണം, വീടുകളിൽ അടച്ചുപൂട്ടി ഇരിക്കണം നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്നവരൊന്നും ജോലിക്ക് ആരും തന്നെ ജോലിക്ക് പോകാൻ പാടുള്ളതല്ല എന്നുള്ള രീതിയൊക്കെ Corona virus മൂലം കൊണ്ടുവന്നു.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 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, പള്ളികൾ അതുപോലെതന്നെ മതപരമായ വിശ്വാസമുള്ള പള്ളികൾ, അമ്പലങ്ങൾ തുടങ്ങിയവയെല്ലാം അടച്ചുപൂട്ടിയിരുന്നു, അതുപോലെതന്നെ നമ്മുടെ കടകൾ പച്ചക്കറിക്കടകൾ, തുണിക്കടകൾ എന്തിനു നമ്മൾ ഒരുദിവസം വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും കടകൾ അടക്കം അടച്ചിരുന്നു. അത്യാവശ്യത്തിനു മാത്രം പുറത്തുപോവുക എന്നുള്ള ഒരു രീതി ആയിരുന്നു. എങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഒക്കെ, നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകാമായിരുന്നു. അത് തന്നെ വലിയ ഒരു സമാധാനമായിരുന്നു. ഇതുമാത്രമല്ല ഒരുപാട് പേരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടാണ് Corona virus സ്ഥിരീകരിച്ചത്. നമ്മൾ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു Corona virus. ഞാൻ പറഞ്ഞതു പോലെത്തന്നെ പലരീതികളും, പുതിയ രീതികളും രോഗങ്ങളും വൈറസും എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നു. വിദേശങ്ങ~ങ്ങളിൽ പോയ വിദേശികൾ, അതായതു നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചുവരുമ്പോൾ വീട്ടുകാരെ കാണാതെ വീട്ടുകാരോടു പരസ്പരം ഇടപഴകാതെ Quarantine നിൽ ഇരിക്കുക എന്നൊരു പുതിയ രീതിയും Corona virus കൊണ്ടുവന്നിരുന്നു.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 ജോലിസ്ഥലങ്ങളിൽ പോവാതിരിക്കുക ജോലി തന്നെ ഒരുപാട് പേരുടെ നഷ്ടപ്പെട്ടിരുന്നു. വീട്ടിൽ തന്നെ ഇരിക്കുക തുടങ്ങിയ ഒരുപാട് രീതികൾ Corona virus മൂലം ഉണ്ടായി. ചൈനയിൽ സ്ഥിരീകരിച്ച Corona virus പിന്നീട് ഇന്ത്യയിലേക്കും മറ്റും പടർന്നുകൊണ്ടിരുന്നു. Sanitizer, Mask തുടങ്ങിയ തുടങ്ങിയ തുടങ്ങിയവയുടെ ഉപയോഗം അധികമായിരുന്നു. Mask ധരിക്കാതെ പുറത്തു പോകാൻപാടുള്ളതല്ല എന്ന കർശന നിയമം കൊണ്ടുവന്നിരുന്നു. മാത്രവുമല്ല doctor മാർ nurse മാർ തുടങ്ങിയ~വരൊക്കെ ജീവൻ പണയം വച്ചാണ് Virus രോഗികളെ പരിശോധിച്ചിരുന്നത് ചികിൽസിച്ചിരുന്നത് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്നുവരെ ലോകം കാണാത്ത ഒരു പുതിയ ഭയാനകമായ ഒരു Virus ആയിരുന്നു Covid നയൻറ്റീൻ. അങ്ങനെ ഒരുപാട്, ഒരുപാട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വേറെ ആർക്കായെങ്കിലും ജനങ്ങളെ ഏറ്റവും കൂടുതൽ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 കേൾക്കുമ്പോൾത്തന്നെ ജനങ്ങൾക്ക് ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇത് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യം പനിയും ചുമയും ഒക്കെ മാത്രവുമല്ല ഭക്ഷണങ്ങളുടെ രുചി ഇല്ലാതാക്കുക ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ ലക്ഷണങ്ങൾ. Corona Virus അഹ് പനിമൂലം ഉണ്ടായതിനാൽ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടന്നിട്ടുണ്ട് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും സുഖം പ്രാപിച്ചു ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെയുള്ള Corona Virus മൂലം ലോകത്തിലെ ജനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പൊ അടുത്ത് കണ്ട Corona Virus ഇത്രയും ദയനീമായ ഒരു അവസ്ഥ നമ്മുടെ നമ്മളിൽ ഓരോരുത്തരുടെയും മേൽ സൃഷ്ടിച്ചിരുന്നു.

നന്ദി. Hello മഞ്ജു ആടി പറയ് എന്തെല്ലാ ഇങ്ങളെ കാണാൻ കിട്ടണില്ലല്ലോ ഇങ്ങള് Full തിരക്കാണോ അമ്മള് ഇങ്ങളെ മാതിരി തിരക്കിലൊന്നുല്ല ഇങ്ങളല്ലേ തിരക്കില് അനക്കറിയില്ലെടോ ഞാൻ full തിരക്കിലാണ് ഇ ൻറെ status ഒന്നു കാണലില്ലേ അപ്പൊ

അന്റെ supply ഇതുവരെ എഴുതി തീർന്നില്ലേ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 ന്റെ മോനെ Full കഥയാണല്ലോ അപ്പൊ ഇഞ് പഠിക്കണ്ട തിരക്കിലായിരിക്കു അല്ലെ ആ നീ പഠിക്കണ്ട തിരക്കില് ഇങ്ങന വിളിച് വെറുപ്പിക്കല്ല ഞാൻ അന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അത്രയും അത്യാവശ്യം ആയിട്ട് ഒരു കാര്യം ഞാൻ ഇത്രയും തിരക്കിൻറെ ഉള്ളികൂടെ അന്നെ വിളിച്ചെന്നെ അയിന് വേണ്ടീട്ടാ അറിയുവാ അനക്ക് ആ എന്നാ പറയ് എന്താണ് എന്താണ് ന്നോ അപ്പൊ ഇഞ് ഞാൻ tour പോയ കാര്യങ്ങളൊന്നും കണ്ടീല്ലേ ഇ കഴിഞ്ഞ മാസം ദുബൈയിലും അയിന് മുന്നത്തെ മാസം അമേരിക്കയും മലേഷ്യയും full trip ഓട് trip ആടോ tour പോയി tour പോയി tour പോയിട്ട് എനക്കെന്നെ മേലാണ്ടായിക്കണ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 മ്ഞാൻ പറഞ്ഞ വിളിച്ചതെന്തിനാ വെച് കഴിഞ്ഞാല് ഞാൻ ഈ അമേരിക്കേലൊക്കെ tour ഇണ്ടല്ലോ എന്റെ company ന്റെ വകയാണ് company ന്നെ tour കൊണ്ടുപോയത് ഒരു ഇൻസ്റ്റാഗ്രാം page ന്റെ വകയാ ഞാൻ ഇന്നലെ scroll ചെയ്തോക്കുമ്പോ ഓരോരി പുതിയ trip ന്റെ package കണ്ട് അത് കണ്ടപ്പോണ് മ്മളെ degree പഠിക്കുമ്പോ ഉള്ള plan എനിക്ക് അങ്ങട്ട് പൊട്ടി പുറപ്പെട്ടെ അത് അങ്ങ് തന്നോട് പറയാന്ന് വച്ചിട്ടാണ് ഞാ പ്പൊ തിരക്കിട്ട് അന്നെ വിളിച്ചിട്ട് അനക്ക് full busy work ആണ് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാനിണ്ട് ആയിന്റ ഉള്ളു കൂടാ ഞാൻ വിളിച്ചേ അഞ അയിന് വേണ്ടീട്ടാ എന്താണ് ആ പേ page ന്റെ പേര്

ആന്താ തീവണ്ടി കയ്യാത്തെ ആനക്കെന്താ flight പോയാലെ ഇരിപ്പുറക്കുന്നുണ്ട്‌ മോളേയ് തീവണ്ടി full risk ആണ് തീവണ്ടിലൊന്നും പോവ്വാൻ കയ്യൂല്ലേ ആദിയെ പറഞ്ഞേ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

flight ഇലാവുമ്പോ വേഗം എത്തുന്നല്ലാണ്ട് ഫൂ ന്ന് പറഞ്‍ അങ് പോവ്വുല്ലേ ഒരു സുഖ ഇണ്ടാവുല്ല രസോം ഇണ്ടാവുല്ല ആകെ കാണാൻ പഞ്ഞിക്കട്ട മാതിരി ഒരു ആകാശം മാത്രം പുറത്താവുമ്പോ എന്തെല്ലാം കാണാ തീവണ്ടിലാവുമ്പോ കൊറേ വയലും പുഴയും കുന്നും മലയും എല്ലാം ഇതൊക്കെ കാണടോ flight ഇലാവുമ്പോ കൊറേ ആകാശോം പുകയും കാണാൻ വേണ്ടിട്ട് വെറുതെ ഈ യാത്രാന്നൊക്കെ പറയുമ്പോ അതൊക്കെ അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച് പോണം എന്നിട്ട് എത്രയാണ് package പൈസ എത്രയാ പൈസ പയിനൊന്നായിരം ഉറുപ്പിയ ആണ് വരുന്നേ പയിനഞ്ചെസത്തെ trip അങാണ്ടാണ് അഞ്ചെസം അങ്ങോട്ടും അഞ്ചെസം ഇങ്ങോട്ടും അഞ്ചെസത്തെ trip ആണ് പയിസയൊന്നും ഞമ്മക്കൊരി വിഷയല്ല അയെന്താ അന്റ അച്ഛൻ അവിടത്തെ അംബാനി ആയോ പെട്ടെന്ന് അങ്ങനൊന്നുല്ല എന്നാലും പതിനൊന്നായിരം ന്നൊക്കെ പറയുമ്പോ ഒരു ഇതാണല്ലോ നല്ലതാണല്ലോ പത്തെസത്തൊക്കെ സംഭവം ഇപ്പഴും അച്ഛന്റെ പൈസക്കാണല്ലോ food അടിക്കുന്നേ അയിന്റെയാന്ന് പണിക്കൊന്നും പോവ്വാണ്ട് ഇപ്പഴും വീട്ടിൽ ഇരിപ്പാല്ലേ ഞാൻ ഇനിക്ക് ഇന്നാളോരു job ന്റെ offer ഒക്കെ അയച്ചിനല്ലോ ഒന്ന് apply കൂടി ചെയ്തില്ല supply കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചെടോ ഓ അനക്ക് തോന്നി supply ഇള്ളോണ്ടാരിക്കുമെന്ന് പക്ഷെ അതൊന്നും supply പ്രശ്നോല്ലിനി നല്ലൊരു offer ഏനും അയിന്റെ പൈസ ഇണ്ടേൽ ഞമ്മക്ക് ഇടക്കിടക്ക് ഇങ്ങനെ tour പോവേനും ഇവരെന്ന ഇടക്കിടക്ക് ഇങ്ങനെ മാസം മാസം ഓരോ trip ഒക്കെ ഇറക്കിന്നുണ്ട് അടിപൊളി trip അത് പറഞ്ഞപ്പോഴാ അന്നോടൊരി കാര്യം പറയാനുണ്ടെനും ഞാൻ അയിനാ ഇഞ വിളിക്കണം വിളിക്കണം ന്ന് വിചാരിച് നിക്കുവേനും പക്ഷെ പറ്റുന്നെ ഇല്ലെനും അതാണ് കഥ ഞമ്മക്കിണ്ടല്ലോ മാർച്ചിലാണ് മണാലി trip മാർച്ചിലാണ് മണാലി trip വരുന്നേ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

എവിടെ വയനാട് എവിടെ വയ്നാട് ഇയ്യ്‌ പല സ്ഥലത്തും പോയിട്ട് ഇണ്ടാവും പക്ഷെ ഇമ്മായിരി ഒരു സ്ഥലത്തു ഇയ്യ് പോയിട്ടുണ്ടാവൂല വയ്യനാട് കൊറേ കാടും മലയുഒക്കെ കാണാനുണ്ട് അതിപ്പോ മ്മളെ എല്ലായിടത്തും ഇള്ള പോലെയാ പക്ഷെ ഈ സ്ഥലംന്ന് പറഞ്ഞു കഴിഞ്ഞാല് ന്റെ മോനേ ഒരു വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ് അത് കാണുമ്പോ മ്മൾക്ക് അങ്ങട്ട് കിട്ട മനസ്സിലായാ

സ്ഥലത്തിന്റെ പേര് കോളുഗുമല അടിപൊളി സ്ഥലാണ് അത് എങ്ങനയേനുന്നുവച്ചാൽ ഞമ്മളോരു പത്തുമുപ്പതു ആൾക്കാരൊക്കെ ഇണ്ടെനും പത്തുമുപ്പതു ആൾക്കാർ ഞമ്മള് ഭയങ്കര AC ള്ള വെല്ല്യ വണ്ടീലാ പോയിന്

രാത്രിയായപ്പോ നല്ല അടിപൊളി സ്ഥലത്താ എത്തിപ്പെട്ടെ അതുകൊണ്ട് പിന്നെ വലിയ ക്ഷീണമൊന്നും അറിയാൻണ്ട് അങ്ങ് കിടന്നുറങ്ങുവേം ചെയ്ത് ന്നിട്ട് മൊത്തത്തിൽ എങ്ങനെ ഇണ്ട് സ്ഥലോ full അടിപൊളിയാണോ അയിന്റെ തൊട്ടടുത്താണ് ഞമ്മള് പോയി താമസിച്ചേ ഒരു resort ഇലേനും ഒരു AC ഇന്റെ resort ഏനും ആയിലിണ്ടല്ലോ വേറൊരു highlight ആയിട്ടുള്ളോരു സംഭവം ഇണ്ട് ആ resort ല് എന്താണന്ന് അറിയുവോ എന്താ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 ഞമ്മള് ഇങ്ങനെ കിടക്കെന്റെ മറിഞ്ഞിട്ട് വേണേൽ pool ഇലേക്ക് വീഴാ കുളിക്കുവാ എണീക്കുവാ കിടക്കെ കിടന്ന് ഉറങ്ങുവാ പിന്നേം ഇറങ്ങാ കുളിക്കുവാ അടിപൊളി സ്ഥലം ന്റെ മോനെ ഒന്നും പറയാനില്ല എനക്ക് സത്യം പറഞ്ഞാ കുളുകുമലേനെക്കാളും ഇഷ്ടമായത് ആ room ഉം setup ഉം ഒക്കെയെനി അടിപൊളി ന്നിട്ട് അടിച്ചുപൊളിച്ഛ് വന്ന് അടിച്ച് പൊളിച്ച് വന്ന് ആടന്ന് വെച് കഴിഞ്ഞാല് ഞമ്മള് പോയിക്കഴിഞ്ഞാൽ ഒരു മലേൻറെ മോളിൽ കുന്നു കേറിട്ടൊക്കെ പോയിക്കഴിഞ്ഞാല് ആട മൊത്തം മഞ്ഞൊക്കെ മൂടിട്ടു നല്ല അടിപൊളി സ്ഥലം full vibe അടിപൊളിന്ന് പറഞ്ഞാ നല്ല ചില്ലംപൊളി സ്ഥലാണ് പക്ഷെ ഒരു പ്രശ്നണ്ട് ഞമ്മളെ ഈ കൊളുകുമലിലെ trip ഇനീപ്പോ വരുന്നത് ഏർ ഫെബ്രുവരി last ആയിട്ടാണ് പക്ഷെ ഫെബ്രുവരി last ഇല് അനക്കോരി ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കല്യാണാണ്ട് അതോണ്ടാണിപ്പോ ഞാനിങ്ങനെ നിക്കണത് അതെന്റെ boss ഇന്റെ ഭാര്യെന്റെ അമ്മായിന്റെ മോളെ കുഞ്ഞമ്മേന്റെ കുട്ടിന്റെ കല്യാണാ അത് miss ആക്കിക്കഴിഞ്ഞാ ചെലപ്പോ ഒര് എന്നെ പിരിച്ച വിടും എന്നെ അത്രക്കും വിളിച്ചിക്കണു ഓർക്ക് എന്നെ വെല്യ കാര്യാടോ അതോണ്ട് പോയെ പറ്റുള്ളൂ പോവ്വാണ്ട് നിക്കാൻ പറ്റൂല്ല

ആന്ന് പക്ഷെ എന്നാലും മൂപ്പത്തിക്ക് എന്നെ വെല്യ കാര്യടോ boss ഇന്റെ ഭാര്യയ്ക്ക് മുപ്പത്തി എന്നെ കണ്ടാലേ ഉറങ്ങുള്ളൂ തിന്നുള്ളൂ എന്നുള്ള അവസ്ഥയാ അത്രക്ക് കാര്യ വീട്ടിലെന്ത് ഉണ്ടാക്കിയാലും അപ്പൊ കൊണ്ടോയി തെരും ന്നാലും മ്മക്ക് tour പോവ്വാൻ കയ്യുള്ളു

അന്ന വിളിച്ചിട്ട് കിട്ടില്ല ഏതോ range ഇല്ലാത്ത മൂലക്ക് പോയി കിടക്കുവാരിക്കു ല്ലാ ഇയ് എടുത്തേക് ഈ പോയിനിയെ ഞാൻ സേലോം സേലോ അതേടെയാണ് സേലോല്ലേ സേലം സെലോം സെലോം സേലം സേലം എവിടെ സേലത്തൊരി സ്ഥലത്താണ് കൊട്ട തോണിലാണ് പോയത് കൊട്ടത്തോണീലൊക്കെ പോയി വെള്ളച്ചാട്ടത്തി നടൂക്കൂടെ കൊട്ടത്തോണീൽ അല്ലാ ഇഞ ഇവിടന്ന് വീട്ടീന്ന് ഇറങ്ങിയപ്പോ മുതല് കൊട്ട തോണീലെനോ പോയത് എങ്ങനെയാ അങ്ങോട്ട് എത്തിപ്പെട്ടേ bus ഇലെന്നെ എല്ലാണ്ട് എങ്ങനാ പോവ്വാന് bus ഇല് friends എല്ലാരും കൂടി പോയി ന്നിട്ട് അവിടെത്തി അവിടുന്ന് കൊട്ടതോണീല് ഒക്കെയേനും പോയത്

അവിടുത്തെ main highlight കൊട്ടത്തോണിയാണ് വെള്ളച്ചാട്ടത്തി നടൂക്കൂടെ പോവ്വലാണ് പിന്നെന്ത് കാടും മേടൊക്കെ തന്നെ അപ്പൊ അത് ഒരു അടിപൊളി vibe സ്ഥലാണ് മ്മക്ക് മണാലി പോന്നേനു മുമ്പ് ആടയൊക്കെ പോയി വന്നാലോ ന്നിട്ട് മണാലി പോയാലോ മ്മക്ക് മണാലി എന്തായാലും set ആക്ക കാരണം മഞ്ഞൊന്ന് experience ചെയ്യണം പക്ഷേങ്കിൽ തോന്നുന്നു മാർച്ച് വരെയേ ഇള്ളൂ മഞ്ഞിന്ന് തോന്നുന്നു അത് കഴിഞ്ഞാ പിന്നെ മഞ്ഞിണ്ടാവുല്ല അവിടെന്നാണ് നിക് തോന്നുന്നേ അതെന്താ അത് കഴിഞ്ഞാ മഞ്ഞിണ്ടാവുല്ല മഞ്ഞില്ലപ്പോ വേണം പോവ്വാൻ വേണ്ടിട്ടു പിന്നെ മ്മള് മറ്റേ video ഇൽ കണ്ട സാധനം മറ്റേ degree ക്ക് പഠിക്കുമ്പോ ആ സഥനൊകെ ഞമ്മക്ക് try ചെയ്തോക്കണം ട്ടാ മറ്റേ മഞ്ഞുരുട്ടീട്ട് മറ്റേ കോളിന്റെ മോളിൽ കുത്തീട്ട് അയിന്റെ മോളിൽ മറ്റേ orange വെള്ളഒക്കെ ഒഴിച്ചിട്ട് തിന്നുന്ന സാധന ഇല്ലേ മ്മളെ ഹിന്ദിക്കാര് തിന്നണ സാധനം അതൊക്കെ തിന്നാ ഹും ആഹ് അതോക്കെയാണ് എന്റെ plan പിന്നെ മ്മളെ മറ്റേ video ല് കണ്ടേ room ന്ന് ഇങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോ നിറയെ മഞ്ഞിങ്ങനെ വീഴും പിന്നെ മ്മളിങ്ങനെ കുന്നുമ്മക്കേറീട്ട് ഉരുണ്ടു താഴത്തേക് പോവും മഞ്ഞെടുത്ത് എറിയും മഞ്ഞുകൊണ്ട് മറ്റേ സാനം ഇണ്ടാക്കണ മച് എന്തെടി എ ഇണ്ടാകണേ സാധനത്തിന്റെ പേര് മ്മള് ക്രിസ്മസ്സിനൊക്കെ ഇണ്ടാക്കണേ പോലത്തെ ഒരു സാധനോല്ലേ മഞ്ഞോണ്ട് എല്ലാ ഇതുവല്ലതും നടക്കോ

എന്ത്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

first year മുതല് plan ചെയ്യുന്നയല്ലേ ഉം പറിയ് മണാലിലേക്ക് ഇങ്ങനെ പോക്ക് നടക്കുവോ എല്ലാരും കൂടിയുന്ന് ഞാനും നീയും കൂടി ആലോയിച്ചാ ഇതൊക്കെ നട സംഭവിക്കുവോ ബാക്കി എല്ലാരും കൂടി വേണ്ടേ ഞാനും ഇയ്യും പിന്നെ മറ്റേ മ്മളെ സഹലെന്റെ കല്യാണം കഴിഞ്ല്ലേ ഓള് ന്ന കല്യാണത്തിന് വിളിച്ചില്ലെടോ എല്ലാരേം വിളിചിനി എന്ന മാത്രം വിളിച്ചില്ല

അന്ന വിളിച്ചിനോ

മ്മള് കൊടക് പോയില്ലെനാ തീവണ്ടിന്റെ ബൈത്താലേ ഓടി നീയെന്നെയാ late ആവണത് നമ്മളെല്ലാരും correct സമയത് എത്തലിൻഡ് നീ മാത്രാണ് എപ്പഴും time കഴിഞ്ഞാ വെരല്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 shall ഒക്കെ മടക്കി കുത്തി ഇറങ്ങാൻ വേണ്ടി പറ്റും പക്ഷെ എനിക്ക് അങ്ങനെ പറ്റൂല്ല എനക്ക് നല്ല setup ഒക്കെ ആയിട്ടൊക്കെ വരാൻ പറ്റു അത്അനക്കറിയാലോ പണ്ടേ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 പക്ഷെ എന്നാലും മണാലിന്ന് ഉള്ളത് എന്റെ ഒരു സ്വപ്നമായ സ്ഥലം ആയത് കൊണ്ട് മാത്രം ഞാൻ നിങ്ങൾക്കും വേണ്ടിട്ട് ഞാൻ ഇങ്ങക്ക് വേണ്ടി sacrifice ചെയ്ത് ഞാൻ വരാം അതാണ് എന്റൊരു എന്തായാലും ഞമ്മക്ക് ന്നാ set ആക്കാ എന്തായാലും ആ page നൊന്ന് message അയചോക്ക് ഞാൻ അയക്കുല്ല ഇഞ് വേണേൽ അയക്ക് ഞാൻ number share ചെയ്തേരാം ഇയ്യ്‌ message അയച് details ഒക്കെ പറേണം പിന്നെ ഒരു പണി എന്താണ് വെച്ചാല് കൂടെ ഏത് വാലികളാ ഇണ്ടാവുവാന്ന് പറയാൻ പറ്റൂല്ലല്ലോ ഓരോന്ന് വെരുല്ലേ ഒരൊക്കെ മ്മളുമായിട്ട് set ആവോന്നിള്ളതാണ് എന്റെ ഒരു tension മ്മക്ക് മ്മളെ best friends ഇനെ മാത്രം കൂട്ട വേറെ അറിയാത്തോരാരും വേണ്ട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 ഓർ മ്മളെ കൂടെ vibe ആയിരിക്കൊന്ന് എനിക്കൊരു സംശയം പിന്നെ ഒരു പ്രശ്നണ്ടടോ വെല്യ scene ആന്ന് എന്താ ഈ tour പോയി കയിഞ്ഞാ ഇനിക്ക് ഭക്ഷണം പറ്റൂല്ലാല്ലോ അതാണ് വലിയ പ്രശ്‍നം ആടത്തെ പച്ചരിയും കിച്ചരിയൊന്നും എനക്ക് പറ്റുല്ല മണാലിയിൽ എന്തൊക്കെയാടോ food എന്താരിക്കും full മഞ്ഞോണ്ടുള്ള ചോറും മഞ്ഞോണ്ടുള്ള കറിയുആരിക്കുവോ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 ആരിക്കറിയാ noodles ആന്ന് തോന്നുണ്ട് മൊത്തത്തില് മൊത്തത്തില് noodles ആന്നാ എല്ലാ ഞാനുണ്ടല്ലോ അതല്ല ആലോയിക്കുന്നത് ആനക്കൊർമ ഇണ്ടോ കഴിഞ്ഞ പ്രാവിശ്യം മ്മള് കൊടക് പോയ സമയത്തു ആട മറ്റേ forest പോയിട്ട് കുടുങ്ങി പോയില്ലെന്നോ അതേമായിരി മഞ്ഞത്തൊക്കെ പോയി കുടുങ്ങി പോവ്വുവോ ഏതെങ്കിലും സ്ഥലത്ത് ആളില്ലാണ്ടാട്ടം ആയിപോയി മഞ്ഞത്താറ്റം വീണ് ചത്തു പോയി കയിഞ്ഞാ നാട്ടില് നാട്ടിലൂടി എത്താൻ പറ്റോ അറില്ല മഞ്ഞിന്റുള്ളിൽ കിടന്ന് കഴിഞ്ഞ ആരറിയാനാ ചത്തുപോയിന്ന് മഞ്ഞുരുകി ചാവുമോ എല്ലാരും കൂടിയും പറയാൻ പറ്റൂല്ല എല്ലെങ്കിലും ഇയ്യ്‌ പോണൊടോം ഒക്കെ ദുരിതം ആയത് കൊണ്ടന്നെ എനിക്ക് വല്യ സംശയം ഇണ്ട് ദുരന്തമായി പോകുവോന്ന് ഓ ഇനീപ്പോ എന്നെ കുറ്റം പറഞ്ഞോളി മ്മള് ഇള്ളോണ്ടാണ് ഇങ്ങളൊക്കെ ജീവിച്ചു പൊന്നെ ഞമ്മളല്ലേ ഇങ്ങളെ ഇടക്കിടക്ക് ഓരോ സ്ഥലത്തേക്ക് tour ഒക്കെ കൊണ്ടൊന്നെ ഇങ്ങളിങ്ങനെ വീട്ടി കുത്തിരിക്കലല്ലേ ഇതിപ്പോ മ്മള് കൊണ്ടോണ മ്മള് ഇപ്പൊ തെറ്റുകാരായി ഇങ്ങനത്തെന്നെയാണ് എല്ലാരും പണ്ട് മുതലേ ഇയ്യെവിടാ മ്മളെ കൊണ്ടോയത് നമ്മളെല്ലാരും ഒന്നിച്ചിട്ടല്ലാരും plan ചെയ്ത് പോവലല്ലേ ചെയ്യാ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

ok ശരി see you ok bye ഡാ കുട്ടാ

Hello hello Ma'm IOB അല്ലെ? Hello Maám Hello IOB bank അല്ലെ Hello അഹ് Maám Good mo~ Good Morning Maám Good Morning Maám. എൻ്റെ പേര് അലീനാന്നാണ് ഞാനൊരു personal loan ഇന്റെ details ചോദിയ്ക്കാൻ വിളിച്ചതാണ് Maám. അഹ് പറയു ഞാൻ ഇവിടെ കണ്ണൂരിന്നാണ്‌ Maám വിളിക്കണേ.

മതി ഓ Maám എന്റെ നാട്ടില് നാട്ടിലാണ് എനിക്ക് ഇതുള്ളതു account ഉള്ളത്. എനിക്ക് ഇവിടെ പക്ഷെ salary ഒക്കെ. ഞാൻ ഇവിടെ ജോലി നോക്കുന്നയാണ്. അപ്പൊ എനിക്ക് ഇവിടെയാണ് ഇപ്പം ഞാൻ full ഇതും ചെയ്യുന്നത്. അപ്പം എനിക്ക് Address ഒക്കെ അവിടെ നാട്ടിലുള്ള Address ആണ്. അപ്പൊ അത് വെച്ചിട്ടു എനിക്ക് loan എടുക്കാൻ പറ്റുമല്ലോ അല്ലെ. ഇപ്പൊ okay Maám Maám ഞാൻ ഒരു ~ ഞാൻ ഒരു IT field ഇലാണ് Maám ജോലി നോക്കുന്നത്.